ആദ്യത്തെ C പ്രോഗ്രാം എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു ലളിതമായ C പ്രോഗ്രാം എഴുതുന്നതിനെ കുറിച്ച് ഇത് കംപൈൽ ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്വാഭാവികമായ ചില തെറ്റുകളും അവ തിരുത്തുന്നതും വിശദീകരിക്കുന്നു
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ഉം ഉബുണ്ടുവിലെ ജിസിസി കമ്പൈലർ വെർഷൻ 461 ഉം ഈ ട്യൂട്ടോറിയലിന്റെ പരിശീലനത്തിനായി നിങ്ങൾക്ക് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉം ഒരു എഡിറ്റർ ഉം പരിചിതമാകണം
ചില എഡിറ്ററുകൾ vim ഗെഡിറ്റ് ഈ ട്യൂട്ടോറിയലിൽ ഗെഡിറ്റ് ഉപയോഗിക്കുന്നു
ഇതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
എങ്ങനെ ഒരു C പ്രോഗ്രാം എഴുതാമെന്ന് ഉദാഹരണത്തോടെ വിശദീകരിക്കാം
ടെർമിനൽ വിന്ഡോ തുറക്കുവാനായി CtrlAltT ഒരുമിച്ച് പ്രസ് ചെയ്യുക
ടെക്സ്റ്റ് എഡിറ്റർ തുറക്കാം അതിനായി promptൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക
geditസ്പേസ് തൽക്ക് ഡോട്ട് cസ്പേസ്അടയാളം promptനെ ഫ്രീ ആക്കാൻ ആംപർസാൻഡ് ആംപ് ഉപയോഗിക്കുന്നു
ശ്രദ്ധിക്കുക എല്ലാ Cഫയൽസിനും ഡോട്ട് c എക്സ്റ്റെൻഷൻ ഉണ്ട്
Enter പ്രസ് ചെയ്യുക
ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുന്നു
ഒരു പ്രോഗ്രാം എഴുതാൻ തുടങ്ങാം
ഡബിൾ സ്ലാഷ് സ്പേസ് മൈ ഫർസ്റ്റ് C programഎന്ന് ടൈപ്പ് ചെയ്യുക
ഇവിടെ ഡബിൾ സ്ലാഷ് ഉപയോഗിക്കുന്നത് ഈ വരി കമന്റ് ചെയ്യാനാണ്
ഒരു പ്രോഗ്രാമിന്റെ ഒഴുക്ക് മനസിലാക്കാൻ കമന്റ്സ് സഹായിക്കുന്നു
ഇത് ഡോക്യുമെന്റേഷൻ ന് ഉപകാരപ്രദമാണ്
ഇത് നമുക്ക് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരണം നല്കുന്നു
ഡബിൾ സ്ലാഷ് ഒറ്റ വരി കമന്റ് ആണ്
Enter പ്രസ് ചെയ്യുക
ടൈപ്പ് ചെയ്യുക include സ്പേസ് തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ്
ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ആദ്യം ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിനുള്ളിൽ എഴുതുക
ഇപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റ്ഡിയോ
h ടൈപ്പ് ചെയ്യുക
stdioഹ് ഒരു ഹെഡർ ഫൈൽ ആണ്
ഒരു പ്രോഗ്രാം സാധാരണ inputഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഈ ഹെഡർ ഫയൽ ഉണ്ടായിരിക്കും
Enter പ്രസ് ചെയ്യുക
ടൈപ്പ് ചെയ്യുക ഇന്റ് സ്പേസ് മെയിൻ തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ് മെയിൻ ഒരു പ്രത്യേക ഫങ്ഷൻ ആണ്
ഇത് കാണിക്കുന്നത് ഈ വരിയിൽ നിന്ന് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നു എന്നാണ്
തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകളെ പരന്തസിസ് എന്ന് വിളിക്കുന്നു
മെയിൻ നെ തുടർന്ന് പറന്തെസിസ് കാണിക്കുന്നത് മെയിൻ ഒരു ഫങ്ഷൻ ആണെന്നാണ്
ഇവിടെ ഇന്റ് മെയിൻ ഫങ്ഷൻ ന് ആർഗുമെന്റ്സ് ഇല്ല
ഇത് integerആയ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു
ഡാറ്റ ടൈപ്സ് നെ കുറിച്ച് മറ്റൊരു ട്യൂട്ടോറിയലിൽ പഠിക്കാം
മെയിൻ ഫങ്ഷൻ നെ കുറിച്ച് കൂടുതൽ അറിയാനായി അടുത്ത സ്ലൈഡ് നോക്കാം
എല്ലാ പ്രോഗ്രാമ്മിനും ഒരു മെയിൻ ഫങ്ഷൻ ഉണ്ടാകണം
ഒന്നിൽ കൂടുതൽ മെയിൻ ഫങ്ഷനുകൾ പാടില്ല
അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ തുടക്കം കംപൈലറിന് മനസിലാക്കാൻ കഴിയില്ല
ഒഴിഞ്ഞ പരന്തീസസ് കാണിക്കുന്നത് മെയിൻ ന് ഒരു ആർഗുമെന്റ് ഉം ഇല്ല എന്നാണ്
ആർഗുമെന്റ്സ് നെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലിൽ നോക്കാം
ഇപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
Enter പ്രസ് ചെയ്യുക
തുറക്കുന്ന കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക
തുറക്കുന്ന കർലി ബ്രാക്കറ്റ് മെയിൻ ഫങ്ഷന്റെ തുടക്കം കാണിക്കുന്നു
അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക
അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് മെയിൻ ഫങ്ഷന്റെ അവസാനമാണ്
ബ്രാക്കറ്റിനുള്ളിൽ Enter രണ്ടു പ്രാവിശ്യം പ്രസ് ചെയ്യുക
കർസർ ഒരു വരി മുകളിലേക്ക് നീക്കുക
ഇൻഡന്റേഷൻ കോഡ് എളുപ്പത്തിൽ വായിക്കുവാനും വേഗത്തിൽ തെറ്റുകൾ കണ്ടെത്തുവാനും സഹായിക്കുന്നു
മൂന്ന് പ്രാവിശ്യം സ്പേസ് കൊടുത്തിട്ട് പ്രിന്റ്ഫ് തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക
ടെർമിനലിൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡ് C ഫങ്ഷൻ ആണ് പ്രിന്റ്ഫ്
ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ ക്യൂട്ടീസ് ൽ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് ഡബിൾ quoteസിനുള്ളിലുള്ളത് ടെർമിനലിൽ പ്രിന്റ് ചെയ്യുന്നു
തൽക്ക് ടോ a ടീച്ചർ ബാക്ക്സ്ലാഷ് nടൈപ്പ് ചെയ്യുക
പുതിയ വരിയ്ക്കായി ബാക്ക്സ്ലാഷ് n n
ഇതിന്റെ ഫലമായി പ്രിന്റ്ഫ് ഫങ്ഷന്റെ എക്സിക്യൂഷൻ ന് ശേഷം കർസർ അടുത്ത വരിയിലേക്ക് പോകുന്നു
എല്ലാ C സ്റ്റേറ്റ്മെന്റ് കളുടെ അവസാനവും ഒരു സെമിക്കോളൻ വേണം
അതിനാൽ ഈ വരിയുടെ അവസാനം ഇത് ഇടുക
സെമിക്കോളൻ ഒരു സ്റ്റാറ്റ്മെന്റ് നെ അവിടെ നിർത്തുന്നു
Enter പ്രസ് ചെയ്ത് മൂന്ന് പ്രാവിശ്യം സ്പേസ് കൊടുക്കുക
ടൈപ്പ് ചെയ്യുക റിട്ടർൻ സ്പേസ് 0സെമിക്കോളൻ ഈ സ്റ്റേറ്റ്മെന്റ് ഇന്റഗർ സീറോ തിരിച്ചു നല്കുന്നു
ഈ ഫങ്ഷൻ ഇന്റ് ടൈപ്പ് ആയതിനാൽ ഒരു ഇന്റഗർ റിട്ടർൻ ചെയ്യണം
റിട്ടർൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് കളുടെ അവസാനം സൂചിപ്പിക്കുന്നു
മറ്റൊരു ട്യൂട്ടോറിയലിൽ റിട്ടർണ്ട് വാല്യൂസ് നെ കുറിച്ച് കൂടുതലായി പഠിക്കാം
ഫയൽ സേവ് ചെയ്യാനായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
കൂടെ കൂടെ ഫയൽ സേവ് ചെയ്യുന്നത് നല്ല ശീലം ആണ്
ഇത് പെട്ടന്നുള്ള വൈദ്യുത തടസങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു
ആപ്ലിക്കേഷൻ ക്രാഷ് ആകുന്ന അവസരങ്ങളിലും ഇത് സഹായിക്കുന്നു
പ്രോഗ്രാം കംപൈൽ ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ചു വരുക
ജിസിസി സ്പേസ് talkസി സ്പേസ് ഹൈഫൻ o സ്പേസ് മ്യൂട്ട്പുട്ട് ജിസിസി കംപൈലർ ആണ്
talkസി നമ്മുടെ ഫയലിന്റെ പേര്
o മ്യൂട്ട്പുട്ട് കാണിക്കുന്നത് എക്സിക്യൂട്ടബിൾ myoutputൽചേർക്കപെടുന്നുവെന്നാണ്
Enter പ്രസ് ചെയ്യുക
പ്രോഗ്രാം കംപൈൽ ചെയ്യുന്നത് കാണാം
എൽഎസ് സ്പേസ് lrt ടൈപ്പ് ചെയ്ത് അവസാനമായി സൃഷ്ടിച്ച ഫയൽ മ്യൂട്ട്പുട്ട് ആണെന്ന് കാണാം
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് slashmyoutput ടൈപ്പ് ചെയ്ത് Enter പ്രസ് ചെയ്യുക
ഇവിടെ ഔട്ട്പുട്ട് തൽക്ക് ടോ a Teacherഎന്ന് കാണിക്കുന്നു
നേരത്തെ പറഞ്ഞത് പോലെ എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് റിട്ടർൻ ആണ്
റിട്ടർൻ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഒന്നുംതന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല
ഒന്ന് ശ്രമിച്ച് നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
റിട്ടർൻ സ്റ്റേറ്റ്മെന്റിന് ശേഷംഒരു പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് കൂടി ഉൾപെടുത്താം
സ്പേസ് കൊടുത്ത് പ്രിന്റ്ഫ് തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക
ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ ക്യൂട്ട് സിന് അകത്ത് വെൽക്കം ബാക്ക്സ്ലാഷ് ന് അവസാനം സെമിക്കോളൻ ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാംterminalലേക്ക് തിരികെ വരുക
അപ്പ് അറോ കെയ് ഉപയോഗിച്ച് മുൻപത്തെ കമാൻഡുകൾ റിക്കാൾ ചെയ്യാൻ കഴിയും
അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ വെൽക്കം എക്സിക്യൂട്ട് ചെയ്തില്ല
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
റിട്ടർൻ സ്റ്റേറ്റ്മെന്റിന് മുകളിലായി വെൽക്കം സ്റ്റേറ്റ്മെന്റ് എഴുതുക
സേവ് ക്ലിക്ക് ചെയ്യുക
കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം
രണ്ടാമത്തെ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് വെൽക്കം എക്സിക്യൂട്ട് ചെയ്യപെട്ടു
സ്വാഭാവികമായി സംഭവിക്കുന്ന എറർസ് നോക്കാം പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
stdioഹ് ലെ ഡോട്ട് ഒഴുവാക്കുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം
നമുക്ക് talkസി ഫയലിൽ രണ്ടാമത്തെ വരിയിൽ ഒരു ഫത്തൽ എറർ ഉണ്ടെന്ന് കാണാം
stdiohഎന്ന പേരിലുള്ള ഒരു ഹെഡർ ഫൈൽ കണ്ടെത്താൻ കംപൈലറിന് കഴിയുന്നില്ല അതിനാൽ നോ സുച്ച് ഫൈൽ ഓർ ഡയറക്ടറി കമ്പൈലേഷൻ ഐഎസ് ടെർമിനേറ്റഡ് എന്ന് കാണിക്കുന്നു
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വന്നു അതിലെ തെറ്റ് തിരുത്താം
ഡോട്ട് നല്കി സേവ് ക്ലിക്ക് ചെയ്യുക
കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം
ഇത് പ്രവർത്തിക്കുന്നു
മറ്റൊരു എറർ നോക്കാം
പ്രോഗ്രാമിലേക്ക് വരിക
ഈ വരിയുടെ അവസാനത്തുള്ള സെമിക്കോളൻ ഒഴുവാക്കുന്നു
സേവ് ക്ലിക്ക് ചെയ്യുകകംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക
talkസി ഫൈൽ ന്റെ ആറാമത്തെ വരിയിൽ ഒരു തെറ്റ് ഉണ്ടെന്ന് കാണാം
എക്സ്പെക്ടഡ് സെമിക്കോളൻ ബിഫോർ പ്രിന്റ്ഫ്
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
നേരത്തെ പറഞ്ഞത് പോലെ സെമിക്കോളൻ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ടെർമിനേറ്റർ ആണ്
അഞ്ചാമത്തെ വരിയുടെ അവസാനവും ആറാമത്തെ വരിയുടെ ആദ്യവും ഇതിനായി തിരയുന്നു
ഇത് ആറാമത്തെ വരിയാണ്
സെമിക്കോളൻ ഇടേണ്ട അവസാനത്തെ സ്ഥലം ഇവിടെയാണ്
ശ്രദ്ധിക്കുക compiler എറർ സന്ദേശം തന്നതും ആറാമത്തെ വരിയിലാണ്
ഇവിടെ സെമിക്കോളൻ ഇട്ടാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
സേവ് ക്ലിക്ക് ചെയ്യുക
കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
പ്രോഗ്രാമിലേക്ക് തിരിച്ച് വരാം
സാധാരണ രീതിയിൽ സെമിക്കോളൻ ഒരു വരിയുടെ അവസാനം കൊടുക്കുന്നതിനാൽ ഈ വരിയുടെ അവസാനം സെമിക്കോളൻ ഇടാം
സേവ് ക്ലിക്ക് ചെയ്യുക
കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം ഇത് പ്രവർത്തിക്കുന്നു
നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ച് പോകാം
ഒരു അസ്സൈന്മെന്റ് വെൽക്കം ടോ തെ വർൾഡ് ഓഫ് C പ്രിന്റ് ചെയ്യാനായി പ്രോഗ്രാം എഴുതുക
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിൽ n ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorg ൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്